സ്പീക്കർ 2 നമസ്ക്കാരം താങ്കൾക്ക് സുഖമാണോ എവിടെയാണ് കുറച്ചു നാളായല്ലോ കണ്ടിട്ട്.
സ്പീക്കർ 1 സുഖം ഒക്കെ തന്നെയാണ് വീട്ടിൽ തന്നെയുണ്ട്. എന്തായി? അതെ അതെ പുറത്ത് തിരക്കിലായി പോയി. ഞാൻ ഇപ്പൊ ആഹ് ജനസേവ കേന്ദ്രത്തിൽ പോയിട്ട് ഇപ്പൊ തിരിച്ചെത്തിയതേയുള്ളൂ.

സ്പീക്കർ 2 ഓ ആണോ അവിടെ എന്തായിരുന്നു പരിപാടി എന്തെങ്കിലും ഏ സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിരുന്നോ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം എല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരുപാട് എളുപ്പമുണ്ടല്ലോ.
സ്പീക്കർ 1 അതെ ഞാൻ ഇപ്പൊ ജനസേവ കേന്ദ്രത്തില് കറന്റ്‌ ബില്ല് അടക്കാൻ പോയതാണ്. ഞാൻ എടക്ക് ആലോചിക്കും. എളുപ്പ വഴി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന്..
സ്പീക്കർ 2 ആ അത തെ വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത് ഈ ജനസേവന കേന്ദ്രങ്ങൾ പോലുള്ള സ്ടലങ്ങളിൽ ഇപ്പൊ പോയി വരുന്നോണ്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആ വൈദ്യുതി ഏ ഇത് ചിലവുകൾ അതുപോലെ തന്നെ ഏ വെള്ളത്തിന് വേണ്ടി അടക്കുന്ന പൈസ.
സ്പീക്കർ 2 അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ എളുപ്പം എളുപ്പം പോലെത്തന്നെ കിട്ടുന്നുണ്ട് ഇനി കുറച്ചു കൂടെ ഏ എളുപ്പത്തിലിത് ഞമ്മുടെല്ലാം ഏ മൊബൈല്കളിലേക്ക് കൂടി കിട്ടാനുള്ള ഒര് സംവിധാനം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ചിലചില ആ ചില ചില ഇതിൽ.
സ്പീക്കർ 2 ഏ മാധ്യമങ്ങളിലെല്ലാം അങ്ങനൊരു സംവിധാനങ്ങൾ കൂടി വരികയാണെങ്കിൽ കൊറച്ചും കൂടി എളുപ്പമായേനെ.
സ്പീക്കർ 1 അതെ അതെ ഇന്നലെ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ കറന്റ്‌ ബില്ല് അടക്കുന്നതൊക്ക ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തന്നെയാണ്. അല്ലെങ്കിൽ ഒൺലൈൻ ആയിട്ടാണ് ചെയ്യാറ്. നമ്മടെ ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യാറുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഗൂഗിൾ പേ ഒരു നിമിഷം കൊണ്ട് തന്നെ ബില്ലൊക്കെ അടക്കുന്നത് കാണുന്നുണ്ട്. അത് വളരെ വലിയൊരു എന്തൊരു വികസനന്ന് തന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യാണ്. കാരണം പണ്ടൊക്കെ ആള്ക്കാര്
സ്പീക്കർ 1 ഇതിന് വേണ്ടി മാത്രം വളരെ ദൂരം യാത്ര ചെയ്ത് ഇങ്ങനെയൊക്കെ അടക്കുന്നൊരു ഏഹ് ഇതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇതേപോലെ ആഹ് ഉപഭോക്താക്കളുടെ എളുപ്പം നോക്കി ഈ നമ്മടെ ഇതായാലും നമ്മടെ സർക്കാര് എല്ലാവരും അങ്ങനെ ഇപ്പോ നോക്കാണെങ്കിലും മുന്നൂറോളം ഈ വെബ്സൈറ്റുകളെന്ന് പറയാറുണ്ട്. നൂറോളം
സ്പീക്കർ 1 ഫോൺ ആപ്ലിക്കേഷൻസ് എന്ന് പറയാൻ അങ്ങനത്തെ ആപ്ലിക്കേഷനേൾ ഒക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇതെല്ലാം പ്രവർത്തന ആ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷെ എന്നാൽ പോലും അതിനുള്ളൊരു ശ്രമം വലിയ രീതിയിൽ നമ്മുടെ
സ്പീക്കർ 1 കേരളത്തിലായാലും നടന്നു വരുന്നുണ്ട്. ഏറ്റവും കൂടുതല് ഇങ്ങനെ ആഹ് ഡിജിറ്റൽ എന്നുള്ളൊരു കാര്യം പറയാനുള്ളത് കേരള സംസ്ഥാനാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
സ്പീക്കർ 2 ആ താങ്കൾ പറഞ്ഞെ വളരെ ശരിയാണ് എന്റെ ഏ സഹോദരനീയിടക്ക് പറയുകയുണ്ടായി ഇത് പോലെത്തന്നെ വൈദുതി ബില്ലുകളും അതുപോലെതന്നെ ഏ ജലം ആ ഏ ജലതോറിട്ടിയുടെ ബില്ലുകളെല്ലാം തന്നെ.
സ്പീക്കർ 2 ഏ ഏ ജേഷ്ടൻ ഏ ഇത് വഴിയാണ് ഏ ഫോൺപ്പേ എന്ന ആപ്പ് വഴിയാണ് അയച്ച് അയച്ചോണ്ടിരുന്നതെന്ന് അതിലെല്ലാം അതിനകത്തെല്ലാം വളരെ എളുപ്പമായി ചീയ്യാം പറ്റുമെന്നും അത് പോലെ തന്നെ ഏ കേരള സംസ്ഥാന വൈദ്യുത വകുപ്പിന്റെ.
സ്പീക്കർ 2 ഏ ഒരു സൈറ്റതിൽ കൊടുത്തിട്ടുണ്ടെന്നും അതിൽ ഞെക്കിയാൽ വളരെ എളുപ്പമായിട്ട് വൈദ്യുതി ബില്ലടയ്ക്കാൻ സാധിക്കുമെന്നും ചേട്ടൻ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്തെന്നാൽ ഇത് ഏ ഈ തലമുറയിലുള്ള ആളുകൾക്ക് കൊറേ കൂടി ഇങ്ങനുള്ള കാര്യങ്ങൾ ചെയ്തുള്ള പരിചയോം.
സ്പീക്കർ 2 അത് പോലെത്തന്നെ ചെയ്യാനുള്ള അറിവും ഉണ്ടാവും പക്ഷെ പ്രായമായ ആളുകൾക്കാണ് കുറച്ചു കൂടി ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചേടത്തോളം എനിക്ക് തോന്നുന്നു ജനസേവാ കേന്ദ്രങ്ങളായിരിക്കും കുറേ കൂടി സൗകര്യം പണ്ടത്തെ സാഹചര്യം നോക്കയാണെങ്കിൽ നമുക്കറിയാല്ലോ നമ്മുടെയെല്ലാവർടേം.

സ്പീക്കർ 2 അപ്പൊ ആ ഒരു രീതിയിൽ നിന്ന് ഒരു മാറ്റം കാണുമ്പോൾ അത് വളരെയധികം സന്തോഷം ഇണ്ടാക്കുന്നുണ്ട്.
സ്പീക്കർ 1 അതെ അതെ തീർച്ചയായിട്ടും. ഈ പറയുന്നതെന്ന് വെച്ചാല് നമ്മള് ഈ നമ്മള് ഏറ്റവും കൂടതല് നമ്മക്ക് സമയം ലാഭിക്കാനും പിന്നെ ഏറ്റവും സുതാര്യമായിട്ടും നമ്മക്ക് കാര്യങ്ങളറിയാനും അതൊക്കെ വളരെ കൂടുതല് ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയയാണ്.
സ്പീക്കർ 1 ഈ ചെയ്യുന്നതെന്ന് വെച്ചാല്. അതെ പോലെ ഈ അക്ഷയ കേന്ദ്രങ്ങള് കൊണ്ട് വരുന്നു. അങ്ങനത്തെ കുറെ സംരബങ്ങള് നമ്മുടെ ഈസിയാക്കി തരുന്നു സർക്കാർ. അതുവഴിയൊക്കെ നമുക്ക് അനേകം എന്തൊക്കെയാണ് പുരസ്‌കാരങ്ങളും കാര്യങ്ങളുമൊക്കെ
സ്പീക്കർ 1 ഏഹ് ലോകമെമ്പാടുമുള്ള ആള്ക്കാര് നമ്മളെ ആഹ് നമുക്ക് തന്നിരുന്നു. അതൊക്കെ വളരെ എന്താണ്? മികച്ച ഒരു ഏഹ് നമ്മള് മുന്നോട്ട് നമ്മടെ രാജ്യം മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും വല്ല്യ പങ്കുകൾ
സ്പീക്കർ 1 വഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെന്ന് പറയുന്നത്.
സ്പീക്കർ 2 അതേയതേയതേ ഞാനും ഓർക്കുന്നു ഏ ഏറ്റവും വല്ല്യ ഉദാഹരണമായിട്ടും ഏറ്റവും ആ ആ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളൊര് കാര്യമെനിക്ക് തോന്നീത് നമ്മുടേ ആ കോവിഡെന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ അതിന് വേണ്ടീട്ടുള്ള.
സ്പീക്കർ 2 ആ വാക്ക്‌സിനേഷൻ ബുക്കിങ് കുത്തി പ്രതിരോധ കുത്തിവെപ്പെല്ലാ ഏ എല്ലാം ചെയ്യുന്നതിനുള്ള ബുക്ക് ചെയ്യുന്നതിനുള്ള ഒരവസരം ആ ത്തിന് വേണ്ടി കോവിഡ് കോവിനെന്ന ആപ്പുണ്ടാക്കിയതാണ് ആ ഒരു ആപ്പിലൂടെ ഒരുപാടാളുകൾ ഓ ആശുപത്രികളിൽ ചെന്ന്.
സ്പീക്കർ 2 നേരിട്ട് ചെന്ന് ഏ കുത്തിവെപ്പെട്ക്ക് എടുക്കുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ തിരക്കും അത് ഏ അത് കൃത്യമായ രീതിയിൽ ആ തിരക്ക് അത് ഏ.
സ്പീക്കർ 2 നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരവസരം വന്നേനെ എല്ലാവരും നേരെ ആശുപത്രിയിലേക്ക് വരികയാണെങ്കിൽ അതിനെല്ലാം കൃത്യമായൊര് പരിഹാരം കാണുകയും ഏ കൃത്യമായ ഓരോരോ ആളുകൾക്ക് നിശ്ചിത ആളുകൾക്ക്‌ ഏ നിശ്ചിതമായ സമയം നൽകുകയും കൃത്യമായ രീതീലത്.
സ്പീക്കർ 2 നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്തത് വളരെ വല്ല്യൊരു ആ അതിശ ആ അതിശയകരമായ കാര്യമായിട്ടാണെനിക്ക് തോന്നുന്നത് എന്നാ പോലും ചെറിയ പോരായ്മകൾ ഉണ്ടായിരുന്നു പല സമയത്തും ഏ പ്രതിരോധ കുത്തിവെപ്പിന്റെ ആ ഇത് ഇണ്ടായിരുന്നില്ല നമുക്ക്.
സ്പീക്കർ 2 ഏ കിട്ടാനുണ്ടായിരുന്നില്ല അത് പോലെ തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമൊക്കെ വന്നിരുന്നു എന്നിരുന്നാൽ പോലും അത് വളരെ ചുരുക്ക കാലം കൊണ്ട് ഏ ഇത്രയും നല്ല രീതിയിലുള്ളൊരു ഏ സംവിധാനം ഏ തയ്യാറാക്കാൻ പറ്റിയത് വല്ല്യൊരു കാര്യമായിട്ട് കാണുന്നു.
സ്പീക്കർ 1 തീർച്ചയായിട്ടും അതെ. നമ്മടെ കേരളത്തില് തന്നെയുള്ള നമ്മുടെ മലപ്പുറന്നുള്ള സംസ്ഥാനാണ് ഏറ്റവും ആദ്യം ആഹ് മുഴുവനായിട്ടും ഈ ഡിജിറ്റലൈസ് എന്ന് പറയുന്ന ഒരു രീതിയിലെത്തിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതിലൊക്കെ നമുക്ക് വളരെയധികം

സ്പീക്കർ 1 കാര്യങ്ങൾക്കെല്ലാം അതിന്റെതായിട്ടുള്ള അപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളുമൊക്കെ ഉണ്ട്. പിന്നെ നമ്മടെ വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാര്യം ആയ പോലും എല്ലാം നമുക്ക് ഈ നമ്മുടെ ഇത്ണ്ടല്ലോ?

സ്പീക്കർ 1 കരം അടക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം മുഴുവൻ മാറ്റി വെച്ച് പോണ്ട സമയത്ത് അവർക്ക് ബാ ഒരുപാട് ഗുണകരമായിട്ടുള്ള വേറെ കാര്യങ്ങള് ചെയ്യാം. അതൊക്കെ കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ ആൾക്കാരുടെ ജീവിതം എളുപ്പമാക്കാനുള്ള ഇങ്ങനത്തെ ഓരോ വഴികള്
സ്പീക്കർ 1 കൊണ്ട് വരുന്നതേന്ന് വെച്ചാ ആഹ് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ആഹ് അതിന് വേണ്ടി മാത്രം ഇങ്ങനെ ആൾക്കാരുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല. എന്നൊക്കെ മനസ്സിലായപ്പൊ തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റി. അത് നമുക്ക്
സ്പീക്കർ 1 ഒരുപാട് നല്ല കാര്യങ്ങളിലേക്കിനി മാറ്റി പിടിക്കാൻ പറ്റും ജനങ്ങൾക്കായാലും.
സ്പീക്കർ 2 അതെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ഒന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏ പല വിദ്യാലയങ്ങളിലേയും വിദ്യാർത്ഥികളുടെ ഏ ഫീസടക്കുന്നത് തൊട്ട് ഞമ്മുടെ ഏ പാസ്പോർട്ടോഫീസുകളിൽ പാസ്സ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചീയ്യുന്നതെല്ലാം ഇപ്പോൾ ഏ.
സ്പീക്കർ 2 ഇതാക്കിയിരിക്ക്യാണ് ഞമ്മുടെ മൊബൈലുകളിൽ ആപ്പ്ളിക്കെഷനുകൾ വഴിയും അത് പോലെ തന്നെ ഏ സൈറ്റുകൾ വഴിയും നമുക്ക് ലഭ്യമാക്കിയിരിക്കാണ് ഇത്തരം ഏ വളരെ ഏ മുന്നോട്ടുള്ളൊരു ചിന്താഗതിയിലൂടെ പ്രവർത്തിക്കുന്നതിനാൽ ഏ ആ ജനങ്ങൾക്ക് അത് കൊണ്ടുണ്ടാകുന്ന ഗുണം.
സ്പീക്കർ 2 ചെറുതൊന്നുമല്ല വളരെ വലിയൊരു ഗുണം തന്നെയാണ് ഇണ്ടാകുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഏ ഇത് സമയം മാത്രമല്ലല്ലോ ചിലവിനെപ്പറ്റിയും നമ്മളാലോചിക്കണ്ടേ എത്രയോളം എത്രയോ രൂപ ചിലവഴിച്ചിട്ടായിരിക്കും ഓരോ ആളുകളും ഓരോ ദിവസോം ഈ കാര്യങ്ങൾക്കു വേണ്ടി ഇറങ്ങുന്നത്.

സ്പീക്കർ 2 ഏ വന്ന് അവിടെ സമയം ചെലവഴിക്കേം അതിനോടൊപ്പം തന്നെ ഏ സാമ്പത്തികവും അവർക്ക് ചെലവ് വരികയാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വളരെയധികം ഏ നൂതനമായൊരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് കൂടി ഏ നമ്മുടെ സർക്കാർ ഏ ജനങ്ങൾക്കേറ്റവും.
സ്പീക്കർ 2 അനുയോജ്യമായ രീതീലേറ്റവും സൗകര്യപ്രദമായ രീതീൽ കാര്യങ്ങള് ചെയ്യുന്നത് കാണുമ്പോ വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്.
സ്പീക്കർ 1 അതെ അതെ തീർച്ചയായിട്ടും. പക്ഷെ ഈ കാര്യങ്ങള് ഒരു കാര്യം കൂടി ഉറപ്പ് വരുത്തണ്ടെന്ന് വെച്ചാ ഇത് ഫലപ്രതമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആഹ് ഉറപ്പു വരുത്തേണ്ടതുണ്ട്. കാരണം എന്റൊരു
സ്പീക്കർ 1 എനിക്കറിയാവുന്നൊരു ആള് പറഞ്ഞത് എനിക്ക് ഓർമയുണ്ട്. ആഹ് അയാളുടെ വാഹനം ഈ കോഴിക്കോട്ടായിരുന്നു താമിസിച്ചോണ്ടിരുന്നത്.തിരുവനന്തപുരത്തേക്ക് അതിന്റെ ആഹ് മേൽവിലാസം മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആഹ് നമ്മടെ ഓൺലൈൻ ആയിട്ട്
സ്പീക്കർ 1 അതിന് വേണ്ടിയുള്ള വഹാൻന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റുണ്ട്. പക്ഷെ അവിടെ ചെന്ന് ഇതിന് വേണ്ടി ശ്രമിച്ച സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാല് വാഹന നികുതി അടച്ചിട്ടില്ലാ എന്നുള്ളൊരു കാര്യമാണ് അവര് തന്നിരുന്നൊരു സന്ദേശം. പക്ഷെ വാസ്തവത്തില്

സ്പീക്കർ 1 അതിലോട്ടു എല്ലാം കൂടി എല്ലാ ആഹ് ആഹ് വിവരങ്ങളും കേറിയിരുന്നില്ല. അപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ പത്ത് പതിനായിരം ആൾക്കാരുടെ ഇങ്ങനത്തെ ആഹ് വിവരങ്ങളൊന്നും അതിൽ അപ്ഡേറ്റ് ആയിരുന്നില്ല.
സ്പീക്കർ 1 അപ്പൊ എന്ത് സംഭവിച്ചു? വഹന നികുതി അടിച്ചിട്ടില്ലാന്നുള്ള സന്ദേഷാണ് വരാ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കൊറേ കാര്യങ്ങള് അതുവഴി ഈ ഈ ഒരു പല കാര്യങ്ങളും അങ്ങനങ്ങനെ മുടക്കം വരും. അപ്പൊ ഇങ്ങനെത്തൊരു കാര്യം വികസനം എന്ന് നമ്മുടെ
സ്പീക്കർ 1 സർക്കാര് പറഞ്ഞ് അതിന് വേണ്ടിയുള്ള ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ആഹ് ഇതൊക്കെ എടുക്കുമ്പോഴും അതൊക്കെ നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നുണ്ടോ അതുകൊണ്ട് ഉപകാരം ഉപകാരമില്ലെങ്കിൽ പോലും ബുദ്ധിമുട്ട് വരരുതേ എന്നുള്ളൊരു കാര്യം
സ്പീക്കർ 1 വളരെ ആദ്യമായിട്ട് തന്നെ ഉറപ്പ് വരുത്തേണ്ടൊരു കാര്യാണ്.
സ്പീക്കർ 2 ആ അതെ താങ്കൾ പറഞ്ഞത് ഞാൻ വളരെയധികം യോചിക്കുന്നു എന്റെ സുഹൃത്തും പറഞ്ഞിരുന്നു ഈയിടക്ക് അദ്ദേഹത്തിനും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് അത് പോലെ തന്നെ ഏ ഓൺലൈനായി വന്ന അദ്ദേഹത്തിന് ഏ ഫൈനടക്കുവാനായിട്ട് അദ്ദേഹെന്തോ.
സ്പീക്കർ 2 നിയമലംഖനം ചെയ്തിട്ടുണ്ട് ഫൈനടക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വന്ന ഒര് മെസ്സേജുണ്ടായിരുന്നു പോലീസിൽ നിന്നും അതിനകത്തും ആ ഇത് പോലൊരു പ്രശ്നം കണ്ടിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻറെ വണ്ടി വേറൊരു വണ്ടിയാണ് പക്ഷെ ആ വണ്ടിത്തന്നെയല്ല.
സ്പീക്കർ 2 വേറൊരു നമ്പർ പ്ലേറ്റുള്ള വേറൊരു വണ്ടിയാണ് കേസിൽ പെട്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹമാണ് ഫൈനടക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മേൽവിലാസത്തിൽ അദ്ദേഹത്തിൻറെ വീട്ടിലേക്ക് ഏ ഫൈനടക്കേണ്ട ലെറ്റ ഇത് കത്ത് വന്നിരിക്കാണ്.
സ്പീക്കർ 2 അപ്പൊ ഇങ്ങനെയുള്ള കൃത്രിമം ഈ ഇങ്ങനെയുള്ള ഏ ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നമുക്ക് വളരെ നല്ല രീതീൽ തന്നെ ചീയ്യാൻ സാധിക്കും ഞാൻ മനസ്സിലാക്കി ഇരിക്കുന്നിടത്തോളം.
സ്പീക്കർ 2 ഏ ഇതെല്ലം തുടക്കമായതിന്റെ പ്രശ്നങ്ങളാണ് നമ്മളെല്ലാം ഇങ്ങനെയുള്ള കാ പുതിയ സംരംഭങ്ങളിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പറ്റി വ്യക്തമായ പഠനവും ഇതും നടത്താതെ അല്ലെങ്കിൽ ആ നടത്തീട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ രീതീലത്.
സ്പീക്കർ 2 നടപ്പിലാക്കുവാനായിട്ട് കുറച്ച് സമയമെന്തായാലും എടുക്കും അതിപ്പോ ഏ സാങ്കേതിക വിദ്യയാണ് അപ്പൊ അതിന്റെ രീതീലുള്ള ആ ആവശ്യമായ കാര്യങ്ങൾ പഠനം വേണ്ട രീതിയിൽ നടത്തിയാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട്.

സ്പീക്കർ 2 ഏ സ്വിച്ച് ഞെക്കി പ്രവർത്തിക്കുന്ന ഏ ഫോണുകളിൽ നിന്ന് ഇന്ന് നമ്മൾ തൊ തൊടുമ്പോൾ തന്നെ വരുന്ന ഫോണുകളിലേക്ക് എത്തിയ ആ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം വെറും പത്തും പതിനഞ്ചും ഏ വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റമാണ് അതിനോട് ചേർന്ന് തന്നെ ഇത്രേം പെട്ടെന്ന്.

സ്പീക്കർ 2 അതിന്റെതായ പ്രശ്നങ്ങളും അതിനോടൊപ്പം ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഇതെല്ലം കുറച്ചു നാളുകൾക്ക് ശേഷം ശരിയാവുമെന്ന് തന്നെയാണ് എന്റെയും പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ ഒരുപാട് സുഖമവും ഒ ഒരുപാട് ലളിതവുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചീയ്യാൻ സാധിക്കും.
സ്പീക്കർ 1 അതെ തീർച്ചയായിട്ടും അതാണ് എന്റെയും ഒരാഗ്രഹവും വിശ്വാസവുംന്ന് പറയുന്നത്. പക്ഷെ നമ്മള് ഇപ്പൊ തുടങ്ങിയിട്ടേയൊള്ളൂന്നുള്ള കാര്യത്തില് എനിക്ക് ചെറിയൊരു സംശയുണ്ട്. കാരണം ഒരു എട്ട് വർഷം മുമ്പ് വരെ നമ്മടെ ആ സമയത്തുണ്ടായിരുന്ന നമ്മടെ സർക്കാർ ഭരിക്കുന്ന
സ്പീക്കർ 1 മുഖ്യ മന്ത്രി പറഞ്ഞതെന്താന്ന് വെച്ചാ ഒരു മാസത്തിനകം നിർബന്ധമായിട്ടും ഒരു ഡിജിറ്റൽ എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനമെത്തും. എല്ലാം അങ്ങനത്തെ രീതിയിലാക്കും. ആ എന്താണ് സുതാര്യവും ലളിതവുമായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്ന് പോകുന്നുണ്ടായിരുന്നു അതൊന്നായിരുന്നു വാഗ്ദാനം.
സ്പീക്കർ 1 പക്ഷെ എന്നിട്ടും ഇത്രേ എട്ട് വർഷം പിന്നിട്ടു പത്ത് വർഷത്തോളമായിട്ടും അതിലൊരു ആഹ് പ്രതേകമായിട്ടുള്ളൊരു മിഴുവനായിട്ടുമൊരു വന്നി ഒരു ഇത് വന്നില്ലാന്നുള്ളത് ആഹ് കുറച്ച് വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം
സ്പീക്കർ 1 ഇവിടെ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലം തൃക്കാക്കര എന്ന് പറയുന്ന ഈ സ്ഥലം ആഹ് ഏകദേശം നൂറ് ശതമാനം വൈദ്യുതി ബില്ല് അടക്കാനായാലും എല്ലാവരും ഉപയോഗിക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള മാർഗമാണെന്നറിയുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും അതിലുപരി
സ്പീക്കർ 1 സന്തോഷവും തോന്നുന്നുണ്ട്. ഇപ്പൊ എന്റെ അച്ഛനടക്കം എല്ലാവരും തൃക്കാക്കരാന്നുള്ള സ്ഥലം ആണ് ഞാൻ വായിച്ചത്. പിന്നെ കാക്കനാടും അതെ പോലെ തന്നെ നൂറ് ശതമാനം നൂറ് ശതമാനം പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല.
സ്പീക്കർ 1 ആൾക്കാരും ഓൺലൈൻ ആയിട്ട് ഈ ബില്ലുകൾ അടക്കാൻ ആഹ് അറിയുന്നവരാണ്. അങ്ങനാണ്. അങ്ങനത്തെ മാർഗമാണ് അവര് ഉപയോഗിക്കുന്നതില് വളരെ സന്തോഷോണ്ട്. ഏറ്റവും കൂടുതല് എനിക്ക് പറയാനുള്ള ആൾക്കാര്
സ്പീക്കർ 1 ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ വൈദ്യുതി ബില്ലും ഈ വെള്ളത്തിന്റെ ബില്ലും അടക്കാനുള്ള കാര്യത്തിലാണ്. അതെ പോലെ ബാക്കി കാര്യങ്ങളിലും ഇപ്പൊ അതെ പോലെ ഈ നമ്മുടെ സ്ഥലത്തിന്റെ നികുതി അടക്കുന്ന കാര്യത്തിലും ചെറിയൊരു കുഴപ്പങ്ങളുണ്ട്. അതായത്
സ്പീക്കർ 1 നമ്മടെ ഏഹ് സ്ഥലത്തിന്റെ വിവരങ്ങള് കൃത്യമായിട്ട് ആഹ് വെബ്സൈറ്റില് ഇവര് കേറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നികുതി അടക്കാൻ വേണ്ടി പറ്റില്ല. അത് എത്ര നികുതിയാണെന്ന് അറിഞ്ഞിട്ടല്ലെ അടക്കാൻ പറ്റൊള്ളു. അപ്പൊ ആ സാഹചര്യത്തില് നേരിട്ട്
സ്പീക്കർ 1 അവരുടെ ആഹ് സ്ഥാപനത്തില് പോയിട്ടോ സർക്കാര് ആ സർക്കാര് ഈ ഓഫീസില് പോയിട്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചു ചോദിക്കേണ്ട അവസ്ഥ ഇപ്പഴും ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ അങ്ങനത്തെ അത്യാവശ്യ കാര്യങ്ങൾക്ക് കൂടി ഈ നമുക്ക്
സ്പീക്കർ 1 ഈ ബില്ല് അടക്കുന്നത്രെ ആ എളുപ്പം തന്നെ ഇതിനും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കൊണ്ടും നമുക്കിത് വളരെ ഉപകാരപ്പെട്ടാൽ ഒരു കാര്യമായി മാറും. ഇനിയുള്ള കുറച്ച് കാലങ്ങൾ
സ്പീക്കർ 1 കൊണ്ട് തന്നെ ഇതെല്ലാം എന്തായായി ശരിയായാൽ എല്ലാവർക്കും ഇതേ പോലെ എളുപ്പത്തിൽ ജീവിക്കാൻ പറ്റട്ടെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
സ്പീക്കർ 2 ആ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ഏ ഒരു കാര്യം കൂടി ഞാനൊന്ന് വീണ്ടും സൂചിപ്പിച്ചോട്ടെ ഏ ഇപ്പോഴും പ്രായമായ ആളുകൾക്കാണ് ഇതിന്റെ വേണ്ട രീതിയിലുള്ള ഉപയോഗം നടത്താൻ സാധിക്കാത്തത്‌.
സ്പീക്കർ 2 യുവാക്കൾ ഇന്ന് ഏ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നതിനാൽ അവർക്ക് എല്ലാ വിധത്തിലുമുള്ള ഏ കാര്യങ്ങളും ചെയ്യാനുള്ള കൃത്യമായ അറിവുണ്ടാവും അത് പോലെ തന്നെ വിജ്ഞാനമുണ്ടാകും പക്ഷെ പ്രായമായ ആളുകള്ളേക്ക് കൂടി അവർക്ക് കൂടി.
സ്പീക്കർ 2 കൊറച്ചും കൂടി സൗകര്യ പ്രദമായ രീതീൽ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു സംവിദാനം കൂടി കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിലവർക്കു വേണ്ട രീതീലുള്ള ബോധവൽക്കരണം നൽകാൻ സാധിച്ച് കഴിഞ്ഞാൽ ഇതിനെ കൊറേ കൂടി നമുക്ക് ഉപയോഗ പ്രദമാക്കാൻ സാധിക്കുമെന്നാണ് എന്റൊരഭിപ്രായം.

സ്പീക്കർ 2 എന്തായലും ഈ വിഷയം ഏ വളരെ നല്ലൊരു വിഷയമായിരുന്നു താങ്കൾ ഇതിനെപ്പറ്റി അത്യാവശ്യം ചർച്ച ചെയ്യേണ്ടതും അതുപോലെ ത്തന്നെ ഇന്നത്തെ ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വിഷയമാണ്.
സ്പീക്കർ 2 അപ്പോൾ എന്തായാലും ഈ വിഷയം ത തന്നോട് ഏ സംസാരിക്കാനും സംവദിക്കാനും സാധിച്ചതിലൊരുപാട് സന്തോഷം ഇനി എത്രയും പെട്ടെന്ന് കലാലയത്തിലേക്ക് വരാൻ ശ്രമിക്കണം എന്തായാലും താങ്കളെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്.
സ്പീക്കർ 1 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വീണ്ടും കാണാം. ശെരി